ഒരു ബാഡ്മിന്റൺ ഇന്റോർ കോർട്ട് ആണ് ഈ പിക്ചറിൽ കാണുന്നത്.

ഗവൺമെന്റ് ഓഫീസ് ആണിത് രണ്ടുനിലയും മൂന്നുനിലയും ആയിട്ടാണ് ഉള്ളത് ആൾക്കാര് കൈക്കൂലി വാങ്ങിക്കുന്ന കേന്ദ്രമാണിത്.

കുറെ മേത്തൻമാര് തൊപ്പിയും വെച്ചുകൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് ആരെ ബോംബ് വെക്കാൻ ആണ് ഈ തെണ്ടികൾ അവിടെ നിൽക്കുന്നതെന്ന് ഒര് ഐഡിയയും ഇല്ല.

ഈ പിക്ചർ കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല.

ഇതിൽ ഏതോ പൂതം തുടങ്ങിയ ട്രോഫി ഷോപാണ് ഇതിനാത്തുകാണിച്ചിട്ടുള്ളത് കുറെ മോമൻ്റോസ് അവിടെവിട വച്ചിട്ടുണ്ട് റാപ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.

അത് അതിൻ്റെ സൈഡിൽ ആയിട്ട് വണ്ടി കേറി പോകാനുള്ള ഒരു റോഡും സജ്ജീകരിച്ചിട്ടുണ്ട്.

ഇതിൽ ഒരു ദേവി ഗണപതിയുടെ വിഗ്രഹം കാണുന്നുണ്ട് കുറെ പേര് ആ ഗണപതിയെ കണ്ടിട്ട് അവിടെ വായിനോക്കി കൊണ്ടിരിക്കിണുണ്ട് അവരെല്ലാരും തൊപ്പി വെച്ചിട്ടുണ്ട്.

പുലി എന്ത് പാപം ചെയ്തെന്ന് പിടിച്ചവനും അറിഞ്ഞുടാ പുലിക്കും അറിയാൻ പാടില്ല.

ഒരാൾ താ അതുവഴി നടന്നു പോകുന്നുണ്ട് ചൊവന്ന ബോർഡ് നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും.

മഞ്ഞ കളർ ആണ് ആ മതിലിന്മേൽ അടിച്ചിട്ടുള്ളത് ഇത് ഓഫീസിന്റെ മുൻ വശമാണ്.

അവൻ രക്ഷിക്കാനാണോ അതോ ഗുഹേലു നുഴഞ്ഞിറങ്ങിയാതാണോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.

ഏതോ ഒരു മൈതാണ്ടി എടുത്ത ഒരു വർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ഞാൻ ഇന്നലെ ബസ്സിൽ കയറി--

അവന് ചിന്തയിലും പ്രവർത്തിയിലും മാത്തയിസം മാത്രേ ഉള്ളൂ.

ഈ ഫോട്ടെല് ഇ ഈ ഷീറ്റിട്ട ബോർഡും വണ്ടിയൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്.

അതിനുള്ള ബുദ്ധിമുട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് എന്തുമാത്രം പൈസ ചിലവാണ് എന്തുമാത്രം മനസ്സ് മനസ്സിലാക്കണം നിങ്ങൾക്ക് പറഞ്ഞാൽ മന--

കുറേ ചെയർ അവിടെ അടക്കിയിട്ടിട്ടുണ്ട് ഒരു പട്ടി പോലും അവിടെ കാണാൻ കേറീട്ടില്ല.

നല്ല ഭംഗിയുള്ള മഞ്ഞ ടൈൽസ് ഇട്ട വരാന്തയാണ്.

ഇതോ ഏതോ വെച്ചിരിക്കുന്ന ഓഫീസാണ് ഇതിന്നാത്തു കാണുന്നത്.